ഫർദർ എക്സ്ചേഞ്ച്‌ ഓഫ്‌ സഫിഷ്യന്റ്‌ കൺസിഡറേഷൻ ഇ ഡോ അൺകണ്ടീഷണലി ആൻഡ്‌ ഇറേവോക്കബ്ലി അസൈനിംഗ്‌ മൈ റൈറ്റ്സ്‌ ഇൻ തെ റെക്കോർഡ്‌ വീഡിയോ ആൻഡ്‌ ഓഡിയോ ഓഫ്‌ 2കെ21 ടോ 22.

മദ്രാസ്‌ ആൻഡ്‌ തെ സ്‌2സ്‌ കൺസോർട്ടിയം ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ്‌ കാൻ ലാഫുള്ളി യുഎസ്ഇ തെ റെക്കോർഡ്‌ വീഡിയോ ആൻഡ്‌ ഓഡിയോ. ഇ ആം ലുക്ക്മാൻ ഹാക്കിൻ ഏജ്‌ ടോ 24 യേർസ്‌ ഡോ ഹെയർ ഗിവ്‌ മൈ അൺകണ്ട്ഷണൽ ഇറേവോക്കബിൾ കൺസെന്റ്‌ ടോ ഇട്ട്‌ മദ്രാസ്‌ ആൻഡ്‌ സ്‌2സ്‌ കൺസോർട്ടിയം ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ്‌. ടോ ഡോ ആൻഡ്‌ റിട്ടൻ റെക്കോർഡിംഗ്‌ ഓഫ്‌ മൈ വോയ്സ്‌ ആൻഡ്‌ വീഡിയോ ഓഫ്‌ കൺവർസേഷൻ ഓഫ്‌ 2021-22. ഫർദർ ഇൻ എക്സ്ചേഞ്ച്‌ ഓഫ്‌ ഇ സഫിഷ്യന്റ്‌ കൺസിഡറേഷൻ ഇ ഡോ കൺകണ്ടീഷണലി അയർവോക്കബ്ലി അസൈൻ

ഇ ഡോ അണ്ടർസ്റ്റാൻഡ്‌ തത്‌ ഇട്ട്‌ മദ്രാസ്‌ ആൻഡ്‌ തെ സ്‌2സ്‌ കൺസോർട്ടിയം ഫോർ ഇന്ത്യൻ ലാംഗേജസ്‌ ആൻഡ്‌ യുഎസ്ഇ റെക്കോർഡ്‌ വീഡിയോ ആൻഡ്‌ ഓഡിയോ. ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായം മൊത്തത്തിൽ

കാരണം മറ്റ് രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് പല അടിസ്ഥാന സൌകര്യങ്ങളും

പുതിയ വിദ്യാഭ്യാസ വിജക്ഷണന്മാരെയും ദാർശനികന്മാരെയും നമ്മുടെ രാജ്യത്തിന് ആവശ്യമുണ്ട് അടിസ്ഥാന വികസനങ്ങൾ ഇപ്പോഴും എത്തിയിട്ടില്ലാത്ത പല മേഖലകളും ഇന്ത്യൻ ഇന്ത്യയിൽ നിലവിലുണ്ട് ഒരു സമൂഹത്തിന്റെ ഏറ്റവും മൌലികമായ ആവശ്യങ്ങളിലൊന്നാണ് വിദ്യാഭ്യാസം. അതിൽ രാഷ്ട്രീയം കലർത്തി പല ആളുകൾക്കും അത് നിഷേധിക്കപ്പെടുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലുള്ള വിവേചനമാണ് ഇന്നു രാഷ്ട്രത്തിൽ ഏറ്റവും സാർവത്രികമായിട്ടുള്ളത്.

സാങ്കേതികങ്ങളെ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖല വളർന്നു വരേണ്ടതുണ്ട്.

ഉള്ള ഒരു പാഠ്യപദ്ധതിയാണ്

രീതികൾ മാറണം. വിദ്യാർഥികളുടെ മാനസിക നില പരിശോധിച്ച് ഓരോ വിദ്യാർഥിയെയും പ്രത്യേക അച്ചിൽ വാർക്കുന്നതിന് പകരം

ഉള്ളിൽ അടങ്ങിയിട്ടുള്ള കഴിവുകളെ തിരിച്ചറിഞ്ഞ് അതിനുള്ള പ്രോൽസാഹങ്ങൾ നൽകുന്നു. ഇന്ത്യയിൽ നിന്ന് എന്തുകൊണ്ട് ഒരു ഗൂഗിൾ ഗൂഗിൾ തന്നെ ആവിഷ്ക്കരിക്കാൻ പറ്റുന്ന ഒരാൾ വരുന്നില്ല എന്ന ചോദ്യ,

നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ

സ്വയം പഠിക്കുക. ഓരോ വിഷയത്തോടും

ഓരോ വിഷയത്തിലും താല്പര്യം, അഭിരുചി, അഭിനിവേശം ജനിപ്പിക്കുക

ഉള്ള ഒരു അഭിരുചി അത് മനസ്സിലാക്കിയിട്ട് ആ വിദ്യാർഥിക്ക് വേണ്ട കാര്യങ്ങൾ നല്കുക എന്നത് എന്ന് പറയുന്നത് വളരെ മൌലികമായിട്ടുള്ള ആവശ്യം ഏതൊരു വ്യക്തിയുടെയും പുതിയ സാങ്കേതിക രീതികളെ, വിദ്യകളെ എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക എന്നതാണ് നാം ആലോചിക്കേണ്ടത്

പല വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലകളുണ്ട്. അതിലെ സർക്കാരേതര

കൂട്ടായ്മകൾക്കും ഈ ഒരു മേഖലയിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ കൂടുതൽ കഴിയും എന്ന് ഒരു, സർക്കാരിന് മാത്രം ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും സർക്കാരിന്റെ നോട്ടമെത്താത്ത മേഖലകളിൽ സർക്കാരേതര കൂട്ടായ്മകൾക്കു കഴിയും എന്നുള്ള ഒരു വിശ്വാസം

വിദ്യാർഥികളെ പൂർണമായി ഉൾകൊണ്ടുള്ള വിദ്യാർഥി ക്ഷേമ പരിപാടികൾ വിദ്യാലയങ്ങൾ ആവിഷ്കരിക്കണം

അതായത് നിങ്ങള് ഒരു ഭൌതിക ഉല്ലാസം ഉല്ലാസം ഉള്ളതോട് കൂടെ ഭൌതികം ഉള്ള വ്യായാമങ്ങൾ കൂടി

പ്രായോഗികമായ രീതികളാണ് വേണ്ടത്. ഷെമീര്‍ പറഞ്ഞതിനോട് പൂര്‍ണ്ണമായിട്ടും ഞാന്‍ യോജിക്കുന്നു. കാരണം നമ്മുടെ പാഠൃപദ്ധതികള്‍ പൂര്‍ണ്ണമായിട്ടും പരിഷ്കരിക്കേണ്ട സമയം അടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായ ഗുണപ്രദമായ മാറ്റങ്ങള്‍ ഉണ്ടായാലെ ഓരോ വിദ്യാര്‍ത്ഥിക്കും അല്ലെങ്കില്‍ വിദ്യാര്‍ത്ഥികള്‍ക്കും അതിന്‍റേതായ ഫലപ്രദമായ അറിവുകള്‍ അവര്ക്ക് സമ്പാദിക്കാന്‍ കഴിയുകയുള്ളൂ. കാലത്തിന്‍റെയും, ദേശത്തിന്‍റെയും മാറിവരുന്ന അഭിരുചികള്‍ക്കനുസരിച്ച് അല്ലെങ്കില്‍ അവബോധങ്ങള്‍ക്കനുസരിച്ച് നിരന്തരം നവീകരിക്കപ്പെട്ടു കൊണ്ടാണ് വിദ്യാഭ്യാസം വളരുന്നത്. കഴിഞ്ഞ ദശകങ്ങളില്‍ കേരളം പോലത്തെ ഒട്ടേറെ വിദ്യാഭ്യാസ സംസ്ഥാനങ്ങള്‍ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങള്‍ക്ക് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. എന്നാല്‍ ഇന്ത്യയുടെ പലഭാഗത്തും ഇപ്പോഴും വിദ്യാഭ്യാസപരമായിട്ടുള്ള മുന്നേറ്റം നടക്കാത്ത ഒട്ടനവധി സംസ്ഥാനങ്ങള്‍ നമുക്ക് കാണാന്‍ കഴിയും. അപ്പം കേരളം പോലൊത്ത സംസ്ഥാനങ്ങളില്‍ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങള്‍ക്ക് സാക്ഷ്യം വഹിക്കുകയുണ്ടാ - സാക്ഷ്യം വഹിക്കാന്‍ കഴിഞ്ഞത്. അത് അവിടത്തെ വിദ്യാഭ്യാസത്തിന്‍റെ നേട്ടമായി തന്നെ നാം മനസിലാക്കണം. അതാത് കാലത്തിന്‍റെ ആവശ്യങ്ങള്‍ നിറവേറ്റുന്നതിനു തലമുറകളെ സജ്ജമാക്കുകയാണ് ബൗദ്ധിക വിദ്യാഭ്യാസത്തിന്‍റെ ആത്യന്തികമായ പ്രായോഗിക ലക്‌ഷ്യം എന്ന് നാം മനസിലാക്കണം. അതുകൊണ്ട് തന്നെ കാലോചിതമായ പരിഷ്കാരങ്ങള്‍, പരിഷ്കരണങ്ങള്‍ നമുക്ക് അനിവാര്യമായിട്ട് വരും. കുട്ടിയുടെ അറിവ്, കഴിവ്, മനോഭാവം, മൂല്യബോധം ഇവയെല്ലാം വിദ്യാഭ്യാസം സമഗ്രമായി സ്വാധീനിക്കുന്ന ഒരു സംഭവമാണ്.മനോഭാവവും, മൂല്യബോധവും ഏറെക്കുറെ സ്ഥിരസ്വഭാവം പുലര്‍ത്തുന്നുവെന്ന് നമുക്ക് പറയാന്‍ കഴിയും.എന്നാല്‍ അറിവ് അനുക്ഷണം വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. പഴയ അറിവുകള്‍ തിരുത്തപ്പെടുകയോ, പൂര്‍ണ്ണമാക്കപ്പെടുകയോ ചെയ്യുന്നു. ഓരോ കാലത്തും, ഓരോ കാലത്തും വിദ്യാര്‍ത്ഥികളില്‍ നിന്നാവശ്യപ്പെടുന്ന, അല്ലെങ്കില്‍ വിദ്യാര്‍ത്ഥിക്ക് ഉണ്ടാകേണ്ട കഴിവുകള്‍ വ്യത്യസ്തമാണ്. കഴിഞ്ഞ തലമുറക്ക് കമ്പ്യൂട്ടര്‍ പരിജ്ഞാനം ആവശ്യമില്ലാരുന്നു. എന്നാല്‍ പുതിയ തലമുറയിലെ വിദ്യാര്‍ത്ഥികള്‍ക്ക് അല്ലെങ്കില്‍ പുതിയ തലമുറയിലെ കമ്പ്യൂട്ടര്‍ അറിയാത്തവര്‍ നിരക്ഷരരായാണ് പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഓരോ കാലത്തിനും അനുസൃതമായിട്ടുള്ള അറിവ് വിദ്യാര്‍ത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ടത് നിര്‍ബന്ധമായ ഒരു സമയമാണ് ഇന്ന്. ചുരുക്കത്തില്‍ വിദ്യാഭ്യാസം നിശ്ചലമായി നില കൊള്ളേണ്ടതല്ല. പ്രസ്തുത പുഴ പോലെ നിരന്തരം ഒഴുകികൊണ്ടിരിക്കേണ്ടതാണ്. കേരളത്തിന്‍റെ സമകാലീന വിദ്യാഭ്യാസ ചരിത്രം ചലനാത്മകതയെ അടയാളപ്പെടുത്തുന്നു എന്ന് നമുക്ക് പറയാന്‍ കഴിയും. മാറ്റങ്ങളുടെ ഗുണ ദോഷത്തെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങള്‍ ഉണ്ടാകുന്നത് സ്വഭാവികമാണ്. അതുകൊണ്ട് തന്നെ പത്തൊമ്പതാം നൂറ്റാണ്ടിന്‍റെ അന്ത്യപാദത്തോട് കൂടിയാണ് ആധുനിക രീതിയിലുള്ള വിദ്യഭ്യാസം കേരളത്തിന്‍റെ മണ്ണില്‍ വേരോടി തുടങ്ങുന്നത്. അതിനു മുമ്പ് അതിനു മുമ്പ് സവര്‍ണ്ണര്‍ക്കിടയില്‍ പരിമിതമായ ഗുരുകുലസമ്പ്രദായത്തിലുള്ള വേദപഠനത്തില്‍ ഒതുങ്ങുന്നതായിരുന്നു വിദ്യാഭ്യാസം. അപ്പൊ ചില രാജാക്കന്മാരുടെ മുന്‍കയ്യില്‍ ചില രാജാക്കന്മാരുടെ മുന്‍കയ്യില്‍അങ്ങിങ്ങായി ചില എഴുത്തു പള്ളിക്കുടങ്ങള്‍ ഉണ്ടായിരുന്നുവെന്നു ചരിത്രത്തില്‍ നിന്നും വായിച്ചെടുക്കാന്‍ കഴിയുന്ന നഗ്നയാഥാര്‍ത്ഥ്യങ്ങളാണ്. അപ്പൊപറഞ്ഞുവന്നത് ഓരോ വിദ്യാര്‍ത്ഥിക്കും, അപ്പൊ ലക്ഷ്യമുണ്ടെങ്കില്‍ വിജയം ഉണ്ട്. ഓരോ വിദ്യാര്‍ത്ഥിക്കും എങ്ങനെയാണോ പുതിയ ലക്ഷ്യങ്ങള്‍നമുക്ക് മുന്നേറാന്‍ കഴിയുന്നത് ആ രീതിയില്‍ തന്നെ നമുക്ക് വിദ്യയെ വികസിപ്പിച്ചെടുക്കാന്‍ കഴിയുന്നതാണ്. അതുപോലെ വിദ്യാഭ്യാസത്തിന്‍റെ വിദ്യാഭ്യാസം പരിഷ്കാ പരിഷ്കാരം ഉണ്ടായാല്‍ മാത്രമേ ഓരോ മാറ്റങ്ങളും ഉണ്ടാവു എന്ന്, ഉണ്ടാവുകയുള്ളൂ എന്ന് ഷമീര്‍ പറഞ്ഞത് പോലെ നമുക്ക് വിദ്യാഭ്യാസത്തിന്‍റെ പരിഷ്കാരങ്ങള്‍ നമ്മുടെ നാട്ടിലും നടപ്പാക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്‌. നമ്മുടെ സര്‍ക്കാരിനു ചെയ്യാന്‍ കഴിയാത്ത സംഭവങ്ങള്‍, ചെയ്യാന്‍ കഴിയാത്ത പദ്ധതികള്‍ നാം നേരിട്ടിറങ്ങി അത് നടപ്പിലാക്കല്‍ നമ്മുടെ കൂടെ ബാധ്യതയാണ്‌. ഈയടുത്തായി പുസ്തകങ്ങളെ കൂട്ടുകാരാക്കുക. ഓരോ പുസ്തകവും എന്നോട് സംസാരിക്കാറുണ്ട് എന്ന് ഗസാന്‍ ഘനഹാനി എന്ന പാലസ്തീനി എഴുത്തുകാരന്‍റെ ഓള്‍ ദി ലാസ്റ്റ് ലെസ്ക്യൂജ് എന്ന പുസ്തകമാണ് ഞാനിവിടെ വായിച്ചത്. അപ്പൊ പുസ്തകം ഞാന്‍ ഇക്കഴിഞ്ഞ ഡിസംബറില്‍ യുഎഇ ല്‍ പോയപ്പോള്‍ വാങ്ങാന്‍ കഴിഞ്ഞു. അപ്പോള്‍ അതില്‍ പറയുനത് പുസ്തകങ്ങള്‍ എന്നോടൊപ്പമായിരുന്നു. നമ്മുടെ സച്ചിദാനന്ദന്‍ എഡിറ്റ് ചെയ്ത ലാറ്റിന്‍ അമേരിക്കന്‍ കവിത ഞാന്‍ വാങ്ങിയത് വടകരയിലെ ബാക്ക് ഓഫ് ബുക്ക് സ്റ്റാളില്‍ നിന്നാണേ. അപ്പൊ കറുത്ത കവിതകളുടെ സംഹാരമായ ദി ബ്ലാക്ക്‌ പേള്‍സ് എനിക്ക് കിട്ടിയത് മുബൈയില്‍ നിന്ന്. അപ്പൊ നമ്മള് പരീക്ഷയെ, പുതിയ പാഠപദ്ധതിയില്‍ കൂടുതല്‍ കുട്ടികള്‍ക്കും ഏറെ ബുദ്ധിമുട്ടായി വരുന്ന ഒരു സംഭവമാണ് പരീക്ഷ. പരീക്ഷയെ മറികടക്കാന്‍ നമുക്ക് ഒരു പാട് വഴികള്‍ ഉണ്ട്. പരീക്ഷയെ ഭയപ്പെടാതെ, അതിനെ നമുക്ക് മരിക്കടക്കാനായിട്ടു ഒരു പാടു സംഭവങ്ങള്‍ നമുക്ക് കാണാന്‍ കഴിയും. അതെല്ലാം നല്ലരീതിയില്‍ കുട്ടികള്‍ പ്രയോജനപ്പെടുത്തി അതിനെ അര്‍ത്ഥവത്തായ രീതിയില്‍ അതിനെ മാറ്റി നല്ല രീതിയില്‍ അതിനെ മുന്നോട്ടു കൊണ്ടുപോയാലേ ഇത്തരം പുതിയ പരിഷ്കാര രീതികള്‍ നമുക്ക് നേടാന്‍ കഴിയുകയുള്ളൂ. അപ്പൊ കുട്ടികള്‍ക്ക് ശിക്ഷയാകാം. കുട്ടികള്‍ക്ക് ശിക്ഷണം നല്‍കിയിട്ട് കുട്ടികളെ പഠിപ്പിക്കാന്‍ കഴിയുമെന്നതിനെ കുറിച്ചിട്ടു പറയുമ്പോ അധ്യാപകരും, രക്ഷിതാ രക്ഷകര്‍ത്താക്കളും അവരുടെ ഇടപെടലുകളാണ് കുട്ടികളുടെ സ്വഭാവ രൂപികരണത്തില്‍

പക്ഷേ ഇന്ന് മനസിലാക്കുന്നത് പഴയപോലത്തെ ശിക്ഷാ മുറകളൊക്കെ ഒഴിവാക്കി പുതിയ കാലത്ത് തീരെ ശിക്ഷയില്ലാതെയാണ് കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ശിക്ഷ ഉണ്ടെങ്കിലേ കുട്ടികള്‍ പഠിക്കൂ എന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് ഞാന്‍ മനസിലാക്കുന്നത്. അധ്യാപകരും, രക്ഷിതാക്കളും ഒക്കെ അവരുടെ ഇടപെടലുകളിലൂടെയാണ് കുട്ടികളുടെ സ്വഭാവ രൂപികരണത്തില്‍ കൃത്യമായ പങ്കു വഹിക്കുന്നത്. അതിനാല്‍, സൂക്ഷിച്ചും, ശ്രദ്ധിച്ചും അവധാനതയോടെ മാത്രമേ അവര്‍ കുട്ടികളെ സമീപിക്കാന്‍ പറ്റുകയുള്ളൂ.

മാനസിക നില പുതിയ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മനസ്സിലാക്കിയിട്ടുള്ള

പാഠ്യപദ്ധതികളാണ് ആവിഷ്കരിക്കേണ്ടത് അതിനു നമ്മുടെ വിദ്യാഭ്യാസ വിജക്ഷണര് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള മാതൃകകൾ സ്വീകരിക്കണം. അത് ഇവിടെ പകർത്താൻ ശ്രമിക്കുമ്പോഴാണ് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖല പരിഷ്കരിക്കപ്പെടുന്നത്. പഴയ ഗുരുകുല സമ്പ്രദായത്തിലുള്ള പോലുള്ള ശിക്ഷകൾ, ശിക്ഷാ മുറകളൊക്കെ അധികനാൾ അത് ഫലപ്രദമാകില്ല എന്ന ഇനി വേണ്ടത് നമ്മുടെ ന്യൂനപക്ഷങ്ങളെ പരിഗണിച്ചിട്ടുള്ളതാണ്. അടിസ്ഥാന വർഗങ്ങളെ പരിഗണിച്ചിട്ടുള്ളതാണ്. സമ്പൂർണമായിട്ടുള്ള വിദ്യാഭ്യാസ പരിഷ്കരണ നയങ്ങൾ സർക്കാർ ആവിഷ്കരിക്കണം. അതിൽ അടിസ്ഥാന വികസനങ്ങളിൽ സർക്കാർ ഇതര ഞാൻ പറഞ്ഞ സർക്കാർ ഇതര കൂട്ടായ്മകൾക്ക് അതിൽ വലിയ പങ്കുണ്ട്

വിദ്യാർഥികളെ പരീക്ഷണ വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം അവരുടെ അഭിരുചികളെ മനസ്സിലാക്കി, ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കി അതിനുള്ള ഓരോ വിഷയങ്ങളെങ്ങനെ പഠി പഠിപ്പിക്കേണ്ടത് എന്നാ അദ്ധ്യാപകന് പരിശീലനം നൽകിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ നയങ്ങളാണ് വേണ്ടത്.

വിദ്യാർഥി ക്ഷേമ പദ്ധതികളില്ലാത്തതിന്റെ പ്രശ്നം അധ്യാപകർ കേന്ദ്രീകൃത അവരുടെ അധികാരം പ്രയോഗിക്കുന്നതിനുള്ള ഒരു ഉപകരണം എന്ന നിലയ്ക്ക് വിദ്യാഭ്യാസത്തെ ഉപയോഗിക്കുക അങ്ങനെയുള്ള

വിദ്യാർഥികളെ കൂടി പരിഗണിച്ചിട്ടുള്ള അവർക്ക് സ്വയം പഠിക്കാൻ പറ്റുന്ന സ്വയം ഒരു പഠിതാവ് അവര് അധ്യാപകർ

താല്പര്യം ജനിപ്പിക്കുക എന്ന തരത്തിൽ ആണ് വേണ്ടത്. ഫിൻലൻഡ് ആവിഷ്കരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ രീതികള് നമ്മുടെ നാട്ടില് നടപ്പിലാക്കാവുന്നതാണ്. അത്പോലെ

ഡിഗ്രീ വിദ്യാഭ്യാസം കഴിഞ്ഞ്, അത്പോലെ പത്ത്, പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഹയർ, ഉന്നത വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് വേണ്ട മാർഗരേഖകൾ ഒക്കെ തയ്യാറാക്കേണ്ടതുണ്ട്. അത്പോലെ പഠനത്തിനാവശ്യമായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്ന ആളുകൾക്ക്